എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
ഒരു സുപ്രധാന പരിപാടിക്ക് ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനാൽ അമേരിക്കയിലേക്ക് പോകുന്നതിനു മുൻപ് മൻ കി ബാത്ത് ശബ്ദലേഖനം ചെയ്യുന്നതാണ് നല്ലതെന്ന് കരുതി
സെപ്റ്റംബറിലെ മൻ കി ബാത്ത് ദിവസം മറ്റൊരു സുപ്രധാന ദിവസം കൂടിയാണ്
സാധാരണയായി നമ്മൾ നിരവധി ദിവസങ്ങൾ ഓർക്കുന്നു
നമ്മൾ വ്യത്യസ്തതരം ദിനങ്ങൾ ആഘോഷിക്കുന്നു
നിങ്ങളുടെ വീട്ടിൽ ചെറുപ്പക്കാർ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ വർഷത്തിലെ ഏത് ദിവസങ്ങൾ എപ്പോൾ വരുമെന്ന് അവർ നിങ്ങൾക്ക് പൂർണമായ വിവരം നൽകും
എന്നാൽ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരുദിവസം കൂടിയുണ്ട്
ഈ ദിവസം ഇന്ത്യയുടെ പാരമ്പര്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ടതാണ്
നൂറ്റാണ്ടുകളായി നമ്മൾ കണ്ണി ചേർന്നിരിക്കുന്ന പാരമ്പര്യങ്ങളും ആയി ബന്ധിപ്പിക്കുന്നതാണ് ഇത്
അതാണ് വേൾഡ് റിവർ ഡേ അതായത് ലോക നദി ദിനം
പിബന്തി നദ്യഃ സ്വയമേവ നാംഭഃ
അതായത് നദികൾ സ്വന്തം ജലം കുടിക്കുന്നില്ല
മറിച്ച് അത് ദാനധർമ്മത്തിനായി നൽകുന്നു
ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നദികൾ ഒരു ഭൌതിക വസ്തുവല്ല
നമുക്ക് നദി ഒരു ജീവനുള്ള വസ്തുവാണ്
അതുകൊണ്ടാണ് നദികളെ നാം അമ്മ എന്ന് വിളിക്കുന്നത്
നമ്മുടെ ഉത്സവങ്ങൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയെല്ലാം നദീ മാതാക്കളുടെ മടിത്തട്ടിലാണ് നടന്നുപോരുന്നത്
നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മാഘമാസത്തിൽ ധാരാളം ആളുകൾ ഒരു മാസം മുഴുവൻ ഗംഗയുടെ തീരത്തോ മറ്റേതെങ്കിലും നദിയുടെ തീരത്തോ ചെലവഴിക്കുന്നു
ഇപ്പോൾ ഈ രീതി ഇല്ല
എന്നാൽ മുൻകാലങ്ങളിൽ നമ്മൾ വീട്ടിൽ കുളിക്കുകയാണെങ്കിൽ പോലും നദികളെ ഓർക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു
ഇന്ന് അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ വളരെ ചെറിയ അളവിൽ നിലനിൽക്കുകയോ ചെയ്യുന്ന ഒരു പാരമ്പര്യമായി അത് മാറിക്കഴിഞ്ഞു
എന്നാൽ അതിരാവിലെ തന്നെ കുളിക്കുമ്പോൾ വിശാലമായ ഇന്ത്യയിൽ പര്യടനം നടത്തുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു
മാനസിക യാത്ര രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ബന്ധപ്പെടാനുള്ള പ്രചോദനമായി അത് മാറിയിരുന്നു
അത് എന്തായിരുന്നു കുളിക്കുമ്പോൾ ഒരു ചൊല്ലുന്നത് നമ്മുടെ രീതിയാണ്
ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി
നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം കുരു
മുൻപ് നമ്മുടെ വീടുകളിൽ മുതിർന്നവർ കുട്ടികൾക്കായി ഈ വാക്യങ്ങൾ ചൊല്ലി കൊടുത്തിരുന്നു
ഇത് നമ്മുടെ രാജ്യത്ത് നദികളോടുള്ള വിശ്വാസം വർധിപ്പിച്ചു
വിശാലമായ ഇന്ത്യയുടെ ഭൂപടം മനസ്സിൽ പതിഞ്ഞിരുന്നു
നദികളുമായി അടുപ്പം ഉണ്ടായി
ഏത് നദിയെയാണോ അമ്മയായി നമുക്ക് അറിയാവുന്നത് കാണുന്നത് ജീവിക്കുന്നത് ആ നദിയിൽ വിശ്വാസം അർപ്പിക്കുക എന്ന ഭാവം ജന്മമെടുത്തിരുന്നു
അതൊരു ആചാര പ്രക്രിയയായിരുന്നു
സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ നദികളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഒരു ചോദ്യം ഉന്നയിക്കും
ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശവുമുണ്ട്
ഉത്തരം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്
ചോദ്യമിതാണ് നിങ്ങൾ നദിയുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നു
നിങ്ങൾ നദിയെ അമ്മയെന്നു വിളിക്കുന്നു
പിന്നെ എന്തിനാണ് ഈ നദി മലിനമാക്കുന്നത് നമ്മുടെ വേദങ്ങളിൽ നദികളിലെ ഒരു ചെറിയ മലിനീകരണം പോലും തെറ്റാണെന്ന് പറയപ്പെടുന്നു
നമ്മുടെ പാരമ്പര്യങ്ങളും ഇതുപോലെയാണ്
നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗം പ്രത്യേകിച്ച് ഗുജറാത്ത് രാജസ്ഥാൻ അവിടെ ധാരാളം ജലക്ഷാമം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ പലതവണ ക്ഷാമവും ഉണ്ടായിട്ടുണ്ട്
ഇപ്പോൾ അതുകൊണ്ടാണ് അവിടത്തെ സമൂഹ ജീവിതത്തിൽ ഒരു പുതിയ പാരമ്പര്യം വികസിച്ചിട്ടുള്ളത്
ഗുജറാത്തിൽ മഴ ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ജൽജീലാനി ഏകാദശി ആഘോഷിക്കുന്നു
എന്നുവെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാച്ച് ദ റെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ജൽജീലാനി അഥവാ ജലത്തിന്റെ ഓരോ തുള്ളിയും നമ്മളിലേക്ക് ഉൾക്കൊള്ളുക എന്നാണ്
അതുപോലെ മഴക്ക് ശേഷം ബീഹാറിലും കിഴക്കൻ പ്രദേശങ്ങളിലും ഉത്സവം ആഘോഷിക്കുന്നു
ഛഠ് പൂജയുടെ ഭാഗമായി നദികളോട് ചേർന്നുള്ള കടവുകളുടെ ശുചീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
നമുക്ക് എല്ലാവരുടെയും പരിശ്രമവും സഹകരണവും ഉപയോഗിച്ച് നദികളെ വൃത്തിയാക്കുകയും മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യാം
നമാമി ഗംഗെ മിഷൻ ഇന്ന് പുരോഗമിക്കുന്നു
അതിനാൽ എല്ലാ ആളുകളുടെയും ശ്രമങ്ങൾ ഒരുതരത്തിൽ പൊതു അവബോധം ബഹുജന പ്രസ്ഥാനം ഒക്കെ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്
സുഹൃത്തുക്കളെ നമ്മൾ നദിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗംഗാ മാതാവിനെ കുറിച്ച് സംസാരിക്കുന്നു
അപ്പോൾ ഒരു കാര്യത്തിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
നമാമി ഗംഗയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ചും യുവാക്കൾ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ഇആക്ഷൻ ഇലേലം നടക്കുന്നു
ആളുകൾ എനിക്ക് കാലാകാലങ്ങളിൽ നൽകിയ സമ്മാനങ്ങൾ വച്ചാണ് ഈ ഇലക്ട്രോണിക് ലേലം നടത്തുന്നത്
ഈ ലേലത്തിലൂടെ ലഭിക്കുന്ന പണം നമാമി ഗംഗ ബോധവൽക്കരണത്തിനായി സമർപ്പിക്കുന്നു
നിങ്ങൾ എനിക്ക് സമ്മാനം നൽകിയതിന്റെ പിന്നിലെ ആത്മാർത്ഥത ഈ പ്രചരണത്തെ ശക്തിപ്പെടുത്തുന്നു
സുഹൃത്തുക്കളെ രാജ്യത്തുടനീളമുള്ള നദികളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ജലത്തിന്റെ ശുചിത്വത്തിനായി സർക്കാരും സാമൂഹിക സംഘടനകളും നിരന്തരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു
ഇന്നല്ല പതിറ്റാണ്ടുകളായി ഇത് തുടരുന്നു
ഒരുപാടുപേർ ഇതിനായി സ്വയം സമർപ്പിച്ചിരിക്കുന്നു
ഈ പാരമ്പര്യം ഈ ശ്രമം ഈ വിശ്വാസം നമ്മുടെ നദികളെ രക്ഷിക്കുന്നു
ഇന്ത്യയുടെ ഏത് കോണിൽ നിന്നും അത്തരം വാർത്തകൾ എന്റെ ചെവിയിൽ എത്തുമ്പോൾ അത്തരം ജോലിചെയ്യുന്നവരോടുള്ള ബഹുമാനം എന്റെ മനസ്സിൽ ഉണരുന്നു
ആ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
തമിഴ്നാട്ടിലെ വെല്ലൂർ തിരുവണ്ണാമല ജില്ലകളുടെ ഒരു ഉദാഹരണം
ഒരു നദി ഇവിടെ ഒഴുകുന്നു
നാഗാനദി
ഈ നാഗാനദി വർഷങ്ങൾക്ക് മുൻപ് വറ്റിപ്പോയി
ഇക്കാരണത്താൽ അവിടത്തെ ജലലഭ്യത വളരെ കുറഞ്ഞു
പക്ഷേ അവിടെയുള്ള സ്ത്രീകൾ അവരുടെ നദി പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനമെടുത്തു
അവർ ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ചു പൊതു പങ്കാളിത്തത്തോടെ കനാലുകൾ കുഴിച്ചു ചെക്ക് ഡാമുകൾ നിർമ്മിച്ചു റീചാർജ് കിണറുകൾ നിർമ്മിച്ചു
സുഹൃത്തുക്കളെ ഇന്ന് ആ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ നിങ്ങൾക്കും സന്തോഷമുണ്ടാകും
നദിയിൽ വെള്ളം നിറയുമ്പോൾ മനസ്സിന് എന്തുമാത്രം ആശ്വാസം തോന്നുമെന്നോ
ഞാൻ അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്
മഹാത്മാഗാന്ധി ഏത് നദീതീരത്താണോ സാബർമതി ആശ്രമം പണിതത് ആ സാബർമതി നദി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വറ്റിപ്പോയി എന്ന് പലർക്കും അറിയാം
വർഷത്തിൽ 67 മാസം വെള്ളം കാണാൻ പോലും കിട്ടില്ല
പക്ഷേ നർമ്മദാ നദിയെയും സാബർമതി നദിയെയും തമ്മിൽ ബന്ധിപ്പിച്ചു
അതിനാൽ ഇന്ന് അഹമ്മദാബാദിലേക്ക് പോയാൽ സാബർമതി നദിയിലെ വെള്ളം നിങ്ങളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കും
ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള നമ്മുടെ സഹോദരിമാർ ചെയ്യുന്നതുപോലെ നിരവധി കാര്യങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ചെയ്യുന്നുണ്ട്
നമ്മുടെ മതപാരമ്പര്യവുമായി ബന്ധപ്പെട്ട അനേകം സന്യാസിമാരും ഗുരുക്കന്മാരും ഉണ്ടെന്ന് എനിക്കറിയാം
അവരും ആത്മീയ യാത്രയ്ക്കൊപ്പം ജലത്തിനും നദികൾക്കു വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്
പലരും നദികളുടെ തീരത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള പ്രചാരണം നടത്തുന്നുണ്ട്
അതിനാൽ നദികളിൽ മലിന ജലം ഒഴുകുന്ന പ്രവണത തടയപ്പെടുന്നു
സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ലോക നദീദിനം ആഘോഷിക്കുമ്പോൾ ഈ ജോലിയിൽ അർപ്പിതമായ എല്ലാവരെയും ഞാൻ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു
പക്ഷേ ഓരോ നദിക്ക് സമീപവും താമസിക്കുന്ന ആളുകളോടും എല്ലാ മുക്കിലും മൂലയിലും താമസിക്കുന്ന ഇന്ത്യക്കാരോടും വർഷത്തിലൊരിക്കൽ നദി ഉത്സവം ആഘോഷിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഒരു ചെറിയ കാര്യത്തെ ഒരു ചെറിയ വസ്തുവിനെ ചെറുതായി കാണുക എന്ന തെറ്റ് വരുത്തരുത്
ചെറിയ ശ്രമങ്ങൾ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും
മഹാത്മാ ഗാന്ധിയുടെ ജീവിതം നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ എത്ര പ്രധാനമായിരുന്നുവെന്ന് ഓരോ നിമിഷവും നമുക്ക് അനുഭവപ്പെടും
കൂടാതെ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം എങ്ങനെ വലിയ തീരുമാനങ്ങൾ യാഥാർഥ്യമാക്കിയെന്നും എങ്ങനെയാണ് ശുചിത്വ പ്രചാരണം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നിരന്തരമായ ഊർജ്ജം നൽകിയതെന്നും ഇന്നത്തെ നമ്മുടെ യുവാക്കൾ അറിഞ്ഞിരിക്കണം
മഹാത്മാഗാന്ധിയാണ് ശുചിത്വം ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത്
മഹാത്മാഗാന്ധി ശുചിത്വത്തെ സ്വാതന്ത്ര്യം എന്ന സ്വപ്നവുമായി ബന്ധപ്പെടുത്തി
ഇന്ന് നിരവധി പതിറ്റാണ്ടുകൾക്ക് ശേഷം ശുചിത്വ പ്രസ്ഥാനം വീണ്ടും ഒരു പുതിയ ഭാരതം എന്ന സ്വപ്നവുമായി രാജ്യത്തിന് ഒന്നടങ്കം ഊർജ്ജം പകരുന്നു
ഇത് നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു പ്രചാരണം കൂടിയാണ്
ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള സാംസ്കാരിക പകർച്ച എന്ന ഉത്തരവാദിത്വമാണ് ശുചിത്വം
തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ശുചിത്വ ബോധവൽക്കരണം നടക്കുന്നു
അപ്പോൾ മുഴുവൻ സമൂഹത്തിലും ശുചിത്വത്തിന്റെ സ്വഭാവം മാറുന്നു
അതിനാൽ ഒരുവർഷം രണ്ടുവർഷം ഒരു സർക്കാർ മറ്റൊരു സർക്കാർ അത്തരമൊരു വിഷയം വരുന്നില്ല
തലമുറതലമുറയായി ശുചിത്വത്തെ കുറിച്ചുള്ള അവബോധം തടസ്സം കൂടാതെ വളരെ ശ്രദ്ധയോടെ നിലനിർത്തണം
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുചിത്വം ബഹുമാനപ്പെട്ട ബാപ്പുവിന് ഈ രാജ്യത്തിന്റെ ഒരു വലിയ ആദരാഞ്ജലിയാണ്
ഓരോ തവണയും നമ്മളീ ആദരാഞ്ജലി നൽകി കൊണ്ടിരിക്കണം
അത് തുടർച്ചയായി നൽകി കൊണ്ടിരിക്കണം
സുഹൃത്തുക്കളെ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ഞാൻ ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് അറിയാമല്ലോ
അതുകൊണ്ടായിരിക്കാം മൻ കി ബാത്ത് ശ്രോതാക്കളിൽ ഒരാളായ ശ്രീ രമേശ് പട്ടേൽ ഈ സ്വാതന്ത്ര്യദിനത്തിൽ അമൃത മഹോത്സവത്തിൽ ബാപ്പുവിൽ നിന്ന് പഠിക്കുമ്പോൾ സാമ്പത്തിക ശുചിത്വത്തിനും പ്രതിജ്ഞയെടുക്കണം എന്നെഴുതിയത്
എപ്രകാരമാണ് ടോയ്ലറ്റുകളുടെ നിർമ്മാണം പാവപ്പെട്ടവരുടെ അന്തസ്സ് വർധിപ്പിച്ചത് അതുപോലെ സാമ്പത്തിക ശുചിത്വം പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും അവരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്യുന്നു
ജൻധൻ അക്കൌണ്ടുകൾ സംബന്ധിച്ച് രാജ്യം ആരംഭിച്ച പ്രചാരണത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കറിയാം
ഇക്കാരണത്താൽ ഇന്ന് പാവപ്പെട്ടവരുടെ പണം അവരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് എത്തുന്നു
ഇതുമൂലം അഴിമതി കൊണ്ടുള്ള തടസ്സങ്ങളിൽ വലിയ കുറവുണ്ടായി
സാമ്പത്തിക ശുചിത്വത്തിൽ ടെക്നോളജി വളരെയധികം സഹായകരമാകുന്നു എന്നതും ശരിയാണ്
ഇന്ന് കുഗ്രാമങ്ങളിൽ പോലും സാധാരണ മനുഷ്യനും ഫിൻടെക് യു
ഐ വഴി ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനുള്ള കാര്യപ്രാപ്തി കൈവരിച്ചു എന്നത് സന്തോഷമുള്ള കാര്യമാണ്
നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കണക്ക് ഞാൻ പറയട്ടെ
ആഗസ്റ്റ് മാസത്തിൽ മാത്രം 355 കോടിയുടെ ഇടപാടുകൾ യു
ഐ വഴി നടന്നു
അതായത് ആഗസ്റ്റ് മാസത്തിൽ 350 കോടിയിലധികം തവണ യു
ഐ ഡിജിറ്റൽ ഇടപാടുകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്
ഇന്ന് ശരാശരി 6 ലക്ഷം കോടിയിലധികം ഡിജിറ്റൽ പെയ്മെന്റ് യു
ഐ വഴി നടക്കുന്നു
ഇതിലൂടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ സുതാര്യത വന്നു
ഇപ്പോൾ നമുക്കറിയാം ഫിൻടെക്കിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്
സുഹൃത്തുക്കളെ ബാപ്പു ശുചിത്വത്തെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തിയത് പോലെ ഖാദിയെ സ്വാതന്ത്ര്യത്തിന്റെ സ്വത്വമാക്കി മാറ്റി
സ്വാതന്ത്ര്യത്തിന്റെ അമൃത ഉത്സവം ആഘോഷിക്കുമ്പോൾ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഖാദിക്ക് ഉണ്ടായിരുന്ന പ്രസക്തി ഇന്ന് നമ്മുടെ യുവതലമുറ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് സംതൃപ്തിയോടെ പറയാം
ഇന്ന് ഖാദിയുടെയും കൈത്തറിയുടെയും ഉൽപാദനം പലമടങ്ങ് വർദ്ധിക്കുകയും അതിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്തു
ഡൽഹിയിലെ ഖാദി ഷോറൂം ഒരു ദിവസം ഒരു കോടി രൂപയിലധികം കച്ചവടം നടത്തിയ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ
ആദരണീയനായ ബാപ്പുവിന്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് നമ്മൾ എല്ലാവരും ചേർന്ന് വീണ്ടും ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കണമെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു
നിങ്ങളുടെ നഗരത്തിൽ ഖാദി കൈത്തറി കരകൌശല വസ്തുക്കൾ എന്നിവ വിൽക്കുന്നിടത്തെല്ലാം
മാത്രമല്ല ദീപാവലി ആഘോഷങ്ങൾ അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഖാദി കൈത്തറി കുടിൽവ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓരോ വാങ്ങലുകളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന പ്രചാരണം ശക്തമാക്കുന്നതിന് സഹായകരമാകും
നമ്മൾ പഴയ റെക്കോർഡുകൾ എല്ലാം തകർക്കാൻ പോവുകയാണ്
സുഹൃത്തുക്കളെ അമൃത മഹോത്സവത്തിന്റെ ഈ വേളയിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പറയാത്ത കഥകൾ ജനങ്ങൾക്ക് പ്രാപ്യമാക്കുന്നതിനുള്ള ഒരു പ്രചാരണവും നടക്കുന്നു
ഇതിനായി വളർന്നു വരുന്ന എഴുത്തുകാരെയും രാജ്യത്തെ യുവാക്കളെയും സ്വാഗതം ചെയ്യുന്നു
ഈ പ്രചാരണത്തിനായി ഇതുവരെ പതിമൂവായിരത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്
അതും 14 വ്യത്യസ്ത ഭാഷകളിൽ
കൂടാതെ ഇരുപതിലധികം രാജ്യങ്ങളിലെ നിരവധി പ്രവാസി ഇന്ത്യക്കാരും പ്രചാരണത്തിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്
വളരെ രസകരമായ മറ്റൊരു വിവരമുണ്ട്
അയ്യായിരത്തിലധികം വളർന്നുവരുന്ന എഴുത്തുകാർ സ്വാതന്ത്ര്യസമരത്തിന്റെ കഥകൾ തിരയുന്നു
ചരിത്രത്തിലെ താളുകളിൽ പേരുകൾ കാണാത്ത അജ്ഞാതരായ വാഴ്ത്തപ്പെടാത്ത വീരനായകരെ കുറിച്ച് സംഭവങ്ങളെക്കുറിച്ച് അവരുടെ ജീവിതങ്ങളെ കുറിച്ച് ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ അവർ മുൻകൈ എടുത്തിട്ടുണ്ട്
എന്നുവെച്ചാൽ കഴിഞ്ഞ 75 വർഷങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം രാജ്യത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അവർ തീരുമാനം എടുത്തിരിക്കുകയാണ്
എല്ലാ ശ്രോതാക്കളോടുമുള്ള എന്റെ അഭ്യർത്ഥനയാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരോടുമുള്ള എന്റെ അപേക്ഷയാണ് നിങ്ങൾ യുവാക്കൾക്കും പ്രേരണ നൽകുക
നിങ്ങളും മുന്നോട്ടുവരണം
സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തിൽ ചരിത്രം എഴുതുന്നവർ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നവർ കൂടിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ സിയാച്ചിൻ ഹിമാനിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം
അവിടെയുള്ള തണുപ്പ് വളരെ ഭയാനകമാണ്
അതിൽ ജീവിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ്
വളരെ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞ്
മഞ്ഞ് മാത്രം
മരങ്ങളുടെയും ചെടികളുടെയും അടയാളം പോലുമില്ല
ഇവിടെ താപനില മൈനസ് 60 ഡിഗ്രി വരെ താഴുന്നു
ഏതാനും ദിവസങ്ങൾക്കു മുൻപ് സിയാച്ചിനിലെ ഈ ദുർഘടമായ പ്രദേശത്ത് എട്ടു ദിവ്യാംഗ വ്യക്തികളുടെ സംഘം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു
അത് ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ്
സിയാച്ചിൻ ഗ്ലേസിയറിലെ 15000 അടി ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന കുമാർ പോസ്റ്റിൽ ഈ ടീം പതാക പാറിച്ച് ഒരു ലോക റെക്കോർഡ് സൃഷ്ടിച്ചു
ശാരീരിക വെല്ലുവിളികൾക്കിടയിലും ഈ ദിവ്യാംഗ വ്യക്തികൾ കൈവരിച്ച നേട്ടം രാജ്യത്തിന് മുഴുവൻ പ്രചോദനമാണ്
ഈ ടീമിലെ അംഗങ്ങളെ കുറിച്ച് അറിയുമ്പോൾ എന്നെപ്പോലെ നിങ്ങളിലും ധൈര്യവും ഉത്സാഹവും നിറയും
ഈ ധീരരായ ദിവ്യാംഗ വ്യക്തികൾ ഗുജറാത്തിലെ മഹേഷ് നെഹ്റ ഉത്തരാഖണ്ഡിലെ അക്ഷത് റാവത്ത് മഹാരാഷ്ട്രയിലെ പുഷ്പക് ഗവാണ്ടെ ഹരിയാനയിലെ അജയ്കുമാർ ലഡാക്കിലെ ലോബ്സാങ് ചോസ്പൽ തമിഴ്നാട്ടിലെ മേജർ ദ്വാരകേഷ് ജമ്മു കാശ്മീരിലെ ഇർഫാൻ അഹമ്മദ് മീർ ഹിമാചലിലെ ചോങ്ജിൻ എംഗ്മോ എന്നിവരാണ്
സിയാച്ചിൻ ഹിമാനിയെ കീഴടക്കാനുള്ള ഈ ഓപ്പറേഷൻ വിജയിച്ചത് ഇന്ത്യൻ ആർമിയുടെ പ്രത്യേക സേനയിലെ പരിചയസമ്പന്നരുടെ സഹായത്തോടെയാണ്
ചരിത്രപരവും അഭൂതപൂർവ്വമായ ഈ നേട്ടത്തിന് ഞാൻ ഈ ടീമിനെ അഭിനന്ദിക്കുന്നു
ദൃഢനിശ്ചയം അർപ്പണ മനോഭാവം ഇതൊക്കെ ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള ദേശവാസികളുടെ കരുത്താണ് ഇത് എന്ന് വ്യക്തമാക്കുന്നു
സുഹൃത്തുക്കളെ ഇന്ന് രാജ്യത്ത് ദിവ്യാംഗ വ്യക്തികളുടെ ക്ഷേമത്തിനായി നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്
വൺ ടീച്ചർ വൺ സെൽ എന്ന പേരിൽ ഉത്തർപ്രദേശിൽ നടത്തുന്ന അത്തരമൊരു പരിശ്രമത്തെ കുറിച്ച് അറിയാൻ എനിക്ക് അവസരം ലഭിച്ചു
ബറേലിയിലെ ഈ അതുല്യമായ പരിശ്രമം ദിവ്യാംഗരായ കുട്ടികൾക്ക് ഒരു പുതിയ വഴി കാണിക്കുന്നു
ഡബൌര ഗംഗാപൂരിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ ദീപ്മാലാ പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് ഈ പ്രചാരണം
കൊറോണ കാലഘട്ടത്തിൽ ഈ പ്രചാരണത്തിലൂടെ ധാരാളം കുട്ടികളുടെ സ്കൂൾ പ്രവേശനം സാധ്യമായി എന്നത് മാത്രമല്ല 350 ലധികം അധ്യാപകരും സേവന മനോഭാവത്തോടെ അതിൽ പങ്കുചേർന്നു
ഈ അധ്യാപകർ ഭിന്നശേഷിയുള്ള കുട്ടികളെ വിളിക്കുകയും ഗ്രാമങ്ങൾതോറും പോയി അന്വേഷിക്കുകയും തുടർന്ന് ഏതെങ്കിലും സ്കൂളിൽ അവരുടെ പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യുന്നു
ദിവ്യാംഗർക്കായുള്ള ശ്രീമതി ദീപ്മാലയുടെയും സഹ അധ്യാപകരുടെയും ഈ ഉദാത്തമായ പരിശ്രമത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു
വിദ്യാഭ്യാസമേഖലയിലെ അത്തരം എല്ലാ ശ്രമങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ശോഭനമാക്കുന്നവയാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ എത്രയോ പ്രാവശ്യം നമ്മുടെ ചെവിയിൽ കൊറോണ എന്ന വാക്ക് പ്രതിധ്വനിക്കുന്നു
നൂറു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആഗോള മഹാമാരി കൊവിഡ്19 എല്ലാ രാജ്യക്കാരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു
ആരോഗ്യ സംരക്ഷണത്തെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള ജിജ്ഞാസയും അവബോധവും വർധിപ്പിച്ചു
നമ്മുടെ രാജ്യത്ത് പരമ്പരാഗതമായി ധാരാളം പ്രകൃതി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്
അത് ശരീരത്തിന് ആരോഗ്യത്തിന് വളരെ പ്രയോജനപ്രദമാണ്
ഒഡീഷയിലെ കലഹണ്ഡിയിലെ നന്ദോളിൽ താമസിക്കുന്ന ശ്രീ പതായത്ത് സാഹു വർഷങ്ങളായി ഈ രംഗത്ത് സ്തുത്യർഹമായ കാര്യങ്ങൾ ചെയ്യുന്നു
ഒന്നര ഏക്കർ സ്ഥലത്ത് അവർ ഔഷധസസ്യങ്ങൾ നട്ടു
മാത്രമല്ല ശ്രീ സാഹു ഔഷധസസ്യങ്ങളുടെ ഡോക്യുമെന്റേഷനും ചെയ്തിട്ടുണ്ട്
റാഞ്ചിയിലെ ശ്രീ സതീഷ് എനിക്ക് സമാനമായ മറ്റൊരു വിവരം ഒരു കത്തിലൂടെ പങ്കുവെച്ചിട്ടുണ്ട്
ജാർഖണ്ഡിലെ ഒരു കറ്റാർവാഴ ഗ്രാമത്തിലേക്ക് ശ്രീ സതീഷ് എന്റെ ശ്രദ്ധ ആകർഷിച്ചു
റാഞ്ചിക്ക് സമീപമുള്ള ദേവ്രി ഗ്രാമത്തിലെ സ്ത്രീകൾ ശ്രീമതി മഞ്ജു കച്ചപ്പിന്റെ നേതൃത്വത്തിൽ ബിർസ കാർഷിക വിദ്യാലയത്തിൽനിന്ന് കറ്റാർവാഴ കൃഷിയിൽ പരിശീലനം നേടിയിരുന്നു
ഇതിനുശേഷം അവർ കറ്റാർവാഴ കൃഷി ചെയ്യാൻ തുടങ്ങി
ഈ കൃഷി ആരോഗ്യമേഖലയിൽ പ്രയോജനം ചെയ്തു എന്നു മാത്രമല്ല ഇത് സ്ത്രീകളുടെ വരുമാനവും വർദ്ധിപ്പിച്ചു
കോവിഡ് മഹാമാരിയുടെ സമയത്ത് പോലും അവർക്ക് നല്ല വരുമാനം ലഭിച്ചു
ഇതിന്റെ ഒരു പ്രധാന കാരണം സാനിറ്റൈസർ നിർമിക്കുന്ന കമ്പനികൾ അവരിൽ നിന്ന് നേരിട്ട് കറ്റാർവാഴ വാങ്ങുന്നു എന്നതാണ്
ഇന്ന് നാൽപതോളം സ്ത്രീകൾ അടങ്ങുന്ന ഒരു ടീം ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നു
ഏക്കറുകണക്കിന് സ്ഥലത്താണ് കറ്റാർവാഴ കൃഷി ചെയ്യുന്നത്
ഒഡീഷയിലെ ശ്രീ പതായത്ത് സാഹുവോ ദേവ്രിലെ ഈ സ്ത്രീകളുടെ സംഘമോ ആകട്ടെ അവർ കൃഷിയെ ആരോഗ്യമേഖലയുമായി ബന്ധിപ്പിച്ച രീതി തന്നെ അത്ഭുതകരമാണ്
സുഹൃത്തുക്കളെ വരുന്ന ഒക്ടോബർ 2 ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജന്മദിനം കൂടിയാണ്
കാർഷിക മേഖലയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആഭിമുഖ്യം നമുക്കറിയാം
സ്വാഭാവികമായും കാർഷിക മേഖലയിലെ പുതിയ പരീക്ഷണങ്ങളെ കുറിച്ചും ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു
മെഡിസിനൽ പ്ലാന്റ് മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് മെഡിഹബ് ടി
ഐ എന്ന പേരിൽ ഒരു ഇൻക്യുബേറ്റർ ഗുജറാത്തിലെ ആനന്ദിൽ പ്രവർത്തിക്കുന്നു
മെഡിസിനൽ ആരോമാറ്റിക് പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട ഈ ഇൻക്യുബേറ്റർ 15 സംരംഭകരുടെ ബിസിനസ് ആശയത്തെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാർത്ഥകമാക്കി
ഈ ഇൻക്യൂബേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്രീമതി സുധ ചെമ്പോലു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്
അവരുടെ കമ്പനിയിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നു
കൂടാതെ നൂതനമായ ഹെർബൽ ഫോർമുലേഷനുകൾ അവരുടെ ഉത്തരവാദിത്തത്തിൽ നടക്കുന്നു
ഈ മെഡിക്കൽ ആരോമാറ്റിക് പ്ലാന്റ് ഇൻക്യുബേറ്ററിൽ നിന്നും സഹായം ലഭിച്ച മറ്റൊരു സംരംഭകയാണ് ശ്രീമതി സുഭശ്രീ
സുഭശ്രീയുടെ കമ്പനി ഹെർബൽറൂം കാർ ഫ്രഷ്നറുകൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു
നാനൂറിലധികം ഔഷധസസ്യങ്ങളുള്ള ഒരു ഹെർബൽ ഗാർഡനും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്
സുഹൃത്തുക്കളെ കുട്ടികളിൽ ഔഷധസസ്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർധിപ്പിക്കുന്നതിന് ആയുഷ് മന്ത്രാലയം രസകരമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും അതിന്റെ ഉത്തരവാദിത്വം ശ്രീ ആയുഷ്മാൻ എന്ന പ്രൊഫസറെ ഏൽപ്പിക്കുകയും ചെയ്തു
ആരാണ് ആയുഷ്മാൻ എന്ന പ്രൊഫസർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും
യഥാർത്ഥത്തിൽ പ്രൊഫസർ ആയുഷ്മാൻ എന്നത് ഒരു കോമിക് പുസ്തകത്തിന്റെ പേരാണ്
ഇതിൽ വ്യത്യസ്ത കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെ ചെറിയ കഥകൾ തയ്യാറാക്കിയിട്ടുണ്ട്
ഇതിനൊപ്പം കറ്റാർവാഴ തുളസി നെല്ലിക്ക ഗിലോയ് വേപ്പ് അശ്വഗന്ധ ബ്രഹ്മി തുടങ്ങിയ ആരോഗ്യ വർദ്ധകങ്ങളായ ഔഷധസസ്യങ്ങളുടെ ഉപയോഗവും പറഞ്ഞിട്ടുണ്ട്
സുഹൃത്തുക്കളെ ഇന്നത്തെ സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഇടയിൽ ഔഷധസസ്യങ്ങളുടെയും ഹെർബൽ സസ്യങ്ങളുടെയും ഉൽപാദനത്തിൽ വലിയ താല്പര്യം കണ്ടുവരുന്നു
ഇന്ത്യയ്ക്ക് അതിൽ വലിയ സാധ്യതകളുണ്ട്
ശാസ്ത്രജ്ഞരോടും ഗവേഷകരോടും സ്റ്റാർട്ടപ്പിന്റെ ലോകവുമായി ബന്ധപ്പെട്ട ആളുകളോടും അത്തരം ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു
ഇത് ആളുകളുടെ ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ കർഷകരുടേയും യുവാക്കളുടെയും വരുമാനം വർധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളെ പരമ്പരാഗത കൃഷിക്ക് അപ്പുറത്തേക്ക് കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നു
പുതിയ ഓപ്ഷനുകളും പുതിയ സ്വയംതൊഴിൽ മാർഗ്ഗങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു
പുൽവാമയിലെ രണ്ട് സഹോദരന്മാരുടെ കഥയും ഇതിന് ഉദാഹരണമാണ്
ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ ബിലാൽ അഹമ്മദ് ശൈഖും മുനീർ അഹമ്മദ് ശൈഖും പുതിയ വഴികൾ കണ്ടെത്തിയ രീതി അത് പുത്തൻ ഇന്ത്യ യുടെ ഉദാഹരണമാണ്
39 വയസ്സുള്ള ശ്രീ ബിലാൽ അഹമ്മദ് ഉയർന്ന യോഗ്യതയുള്ള ആളാണ്
അദ്ദേഹം നിരവധി ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്
കാർഷികമേഖലയിൽ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട തന്റെ അനുഭവം ഉപയോഗിക്കുന്നു
ശ്രീ ബിലാൽ തന്റെ വീട്ടിൽ വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചു
ഈ യൂണിറ്റിൽ നിന്ന് തയ്യാറാക്കിയ ജൈവ വളം കാർഷിക മേഖലയിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്
മാത്രമല്ല ഇത് ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്തു
ഈ സഹോദരങ്ങളുടെ യൂണിറ്റുകളിൽ നിന്ന് ഓരോ വർഷവും കർഷകർക്ക് മൂവായിരത്തോളം ക്വിന്റൽ കമ്പോസ്റ്റ് ലഭിക്കുന്നു
ഇന്ന് ഈ വെർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റിൽ പതിനഞ്ചോളം പേർ ജോലി ചെയ്യുന്നു
ഈ യൂണിറ്റ് കാണാൻ ധാരാളം ആളുകൾ എത്തിച്ചേരുന്നു
അവരിൽ ഭൂരിഭാഗവും കാർഷികമേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണ്
പുൽവാമയിലെ ശൈഖ് സഹോദരന്മാർ ഒരു തൊഴിലന്വേഷകനു പകരം ഒരു സ്വയംതൊഴിൽ സൃഷ്ടാവ് ആകാനുള്ള പ്രതിജ്ഞയെടുത്തു
ഇന്ന് അവർ ജമ്മുകാശ്മീരിൽ മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരു പുതിയ പാത കാണിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ സെപ്റ്റംബർ 25ന് രാജ്യത്തിന്റെ മഹാനായ പുത്രൻ ശ്രീ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമാണ്
കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളാണ് ശ്രീ ദീൻദയാൽ
സാമ്പത്തിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ ദർശനം സമൂഹത്തെ ശാക്തീകരിക്കാനുള്ള നയങ്ങൾ അദ്ദേഹം കാണിച്ച അന്ത്യോദയയുടെ പാത എന്നിവ ഇന്നും പ്രസക്തമാണ്
എന്നുമാത്രമല്ല വളരെയധികം പ്രേരണാദായകവുമാണ്
മൂന്നുവർഷം മുൻപ് സെപ്റ്റംബർ 25ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഉറപ്പ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കി
ഇന്ന് രാജ്യത്തെ രണ്ടരക്കോടിയിലധികം ദരിദ്രർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം അഞ്ചുലക്ഷം രൂപവരെ സൌജന്യചികിത്സ ആശുപത്രികളിൽ ലഭിച്ചുകഴിഞ്ഞു
ദരിദ്രർക്കായുള്ള അത്തരമൊരു വലിയ പദ്ധതി ശ്രീ ദീൻദയാലിന്റെ അന്ത്യോദയ എന്ന ആശയത്തിന് സമർപ്പിച്ചിരിക്കുന്നു
ഇന്നത്തെ യുവാക്കൾ ഈ മൂല്യങ്ങളും ആദർശങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് അവരുടെ ഭാവിക്ക് വലിയ സഹായകമാകും
ഒരിക്കൽ ലക്നൌവിൽ ശ്രീ ദീൻദയാൽ പറഞ്ഞിരുന്നു എത്ര നല്ല കാര്യങ്ങൾ നല്ല ഗുണങ്ങൾ ഉണ്ട് ഇവയെല്ലാം നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതാണ്
നമ്മൾ തിരിച്ച് സമൂഹത്തിന്റെ കടം വീട്ടണം
നാം ഇങ്ങനെ ചിന്തിച്ചേ തീരൂ
അതായത് ദീനദയാൽജി പഠിപ്പിച്ചത് നമ്മൾ സമൂഹത്തിൽ നിന്നും രാജ്യത്തു നിന്നും എന്തെങ്കിലും എടുക്കുന്നു
അതെന്തായാലും അത് രാജ്യത്തിൽ നിന്നാണ്
അതിനാൽ രാജ്യത്തോടുള്ള കടം എങ്ങനെ തിരിച്ചടയ്ക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം
ഇന്നത്തെ യുവാക്കൾക്ക് ഇതൊരു മികച്ച സന്ദേശമാണ്
സുഹൃത്തുക്കളെ ജീവിതത്തോട് നാം ഒരിക്കലും പരാജയപ്പെടരുതെന്ന പാഠം ശ്രീ ദീൻദയാലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു
പ്രതികൂല രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ സാഹചര്യങ്ങൾക്ക് ഇടയിലും ഒരിക്കലും ഇന്ത്യയുടെ വികസനത്തിന് ഒരു തദ്ദേശീയ മാതൃക എന്ന കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നില്ല
ഇന്ന് പല യുവാക്കളും അവർ തയ്യാറാക്കിയ പാതകളിൽ വ്യത്യസ്തരായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു
അവർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു
ശ്രീ ദീൻദയാലിന്റെ ജീവിതം അവരെ വളരെയധികം സഹായിക്കും
അതുകൊണ്ടാണ് യുവാക്കൾ അദ്ദേഹത്തെ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമ്മൾ ഇന്ന് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു
നമ്മൾ ചർച്ച ചെയ്തതു പോലെ വരാനുള്ള സമയം ഉത്സവങ്ങളുടേതാണ്
മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമൻ അസത്യത്തിന് മേൽ നേടിയ വിജയത്തിന്റെ ഉത്സവം രാജ്യം മുഴുവൻ ആഘോഷിക്കാൻ പോകുന്നു
എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ ഒരു പോരാട്ടത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട്
അതാണ് കൊറോണയ്ക്കെതിരായ രാജ്യത്തിന്റെ പോരാട്ടം
ഈ പോരാട്ടത്തിൽ ടീംഇന്ത്യ എല്ലാ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു
വാക്സിനേഷനിൽ രാജ്യം അത്തരം നിരവധി റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്
അത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു
ഈ പോരാട്ടത്തിൽ ഓരോ ഇന്ത്യക്കാരനും തന്റെതായ പങ്കുണ്ട്
തങ്ങളുടെ ഊഴം വരുമ്പോൾ വാക്സിൻ എടുക്കണം
മാത്രമല്ല ഈ സുരക്ഷാ ചക്രത്തിൽ നിന്ന് ആരും വിട്ടു പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്
നമുക്കുചുറ്റും വാക്സിൻ ലഭിക്കാത്തവരെയും വാക്സിൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം
വാക്സിൻ എടുത്തതിനു ശേഷവും ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്
ഈ പോരാട്ടത്തിൽ ഒരിക്കൽക്കൂടി ടീം ഇന്ത്യ നമ്മുടെ പതാക ഉയർത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
അടുത്ത തവണ മറ്റു ചില വിഷയങ്ങൾ നമുക്ക് മൻ കി ബാത്തിൽ ചർച്ച ചെയ്യാം
നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദേശവാസികൾക്കും വളരെ സന്തോഷകരമായ ഉത്സവവേള ആശംസിക്കുന്നു
നന്ദി